ലിബ്രിയോഫീസ് കാൽക്ക് spreadsheetsൽ ചാർട്ട്സ് ഇൻസേർട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള സ്പോകെൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ചാർട്ട്സ് ക്രിയേറ്റ് എഡിറ്റ് ഫോർമാറ്റ് ചെയ്യുന്നത്
ചാർട്ട്സ് resizeഉം moveഉം ചെയ്യുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് വെർഷൻ 1004 ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334
ലിബ്രിയോഫീസ് Calcലെ വിവിധ വ്യൂവിംഗ് ഓപ്ഷനുകളെ കുറിച്ച് പഠിക്കാം
റീഡറിന് വിവരങ്ങൾ കൈമാറാനുള്ള ശക്തമായ ഒരു മാർഗമാണ് ചാർട്ടുകൾ
ലിബ്രിയോഫീസ് കാൽക്ക് നിങ്ങളുടെ ഡേറ്റയ്ക്ക് വിവിധ തരത്തിലുള്ള ചാർട്ട് ഫോർമാറ്റുകൾ ലഭ്യമാക്കുന്നു
കാൽക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് chartsകൾ ഒരു പരിധി വരെ customizeഉം ചെയ്യാം
പെർസണൽ ഫൈനാൻസ് trackerഓഡ്സ് ഷീറ്റ് തുറക്കാം
എന്നിട്ട് ഓരോ ഐറ്റത്തിനും ചിലവാക്കിയ തുകയുടെ വിവരങ്ങൾ എന്റർ ചെയ്യാം
ഇ3 സെല്ലിൽ ക്ലിക്ക് ചെയ്ത് 6500 എന്ന അമൌണ്ട് ടൈപ്പ് ചെയ്യുന്നു
അത് പോലെ e4e5ഇ6 ഇ7 സെല്ലുകളിൽ 1000625310 2700 എന്നീ amountകൾ യഥാക്രമം ടൈപ്പ് ചെയ്യുന്നു
അടുത്തതായി ഓരോ ഐറ്റത്തിനും വേണ്ടി സ്വീകരിക്കപ്പെട്ട amountകൾ ഫിൽ ചെയ്യുന്നു
F3സെല്ലിൽ 500 എന്ന അമൌണ്ട് ടൈപ്പ് ചെയ്യുന്നു
അത് പോലെ f4f5ഫ്6 ഫ്7 എന്നീ സെല്ലുകളിൽ യഥാക്രമം 2007510 700 എന്നീ amountകൾ ടൈപ്പ് ചെയ്യുന്നു
ഈ ടേബിളിന് വേണ്ടി ഒരു ചാർട്ട് സൃഷ്ടിക്കുന്നതെങ്ങനെ എന്ന് നോക്കാം
ഒരു ചാർട്ട് സൃഷ്ടിക്കുന്നതിനായി ആദ്യമായി ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ട ഡേറ്റ സിലക്റ്റ് ചെയ്യണം
സ്ന് സെല്ലിൽ ക്ലിക്ക് ചെയ്ത് മൌസ് ബട്ടൺ വിടാതെ അവസാനത്തെ സെൽ വരെ കഴ്സർ ഡ്രാഗ് ചെയ്യുക
ഇപ്പോൾ മെനുബാറിലെ ഇൻസെർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ചാർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഡേറ്റ് ഉൾപ്പെടുന്ന ഒരു ഡിഫാൾട്ട് ചാർട്ട് worksheetൽ ചേർക്കപ്പെട്ടത് കാണാം
അതോടൊപ്പം ചാർട്ട് വിസാർഡ് ഡയലോഗ് ബോക്സും തുറക്കുന്നു
ഡിഫാൾട്ട് ചാർട്ട് സിലക്റ്റ് ചെയ്തതായി ചാർട്ട് വിസാർഡ് കാണിക്കുന്നു
ഈ ചാർട്ട് Wizardൽ വരുത്തുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി ഈ ഡിഫാൾട്ട് ചാർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു
ചാർട്ട് വിസാർഡ് ഡയലോഗ് ബോക്സിന് മൂന്ന് പാർട്ടുകൾ ഉണ്ട്
അവ ചാർട്ട് സെറ്റ് ചെയ്യുന്നത് ചാർട്ട് ടൈപ്പുകൾ ഓരോ ചാർട്ട് ടൈപ്പിന്റേയും ഓപ്ഷൻസ്
3ഡ് ലൂക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ചാർട്ട് 3 ഡൈമെൻഷനിൽ കാണുന്നു
ഈ ഓപ്ഷനുകൾ നോക്കാം
ചൂസെ a ചാർട്ട് ടൈപ്പ് ഫീൽഡിൽ ബാർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ചാർട്ട് ടേബിളിലെ ഡേറ്റ ബാർ ഫോർമാറ്റിൽ കാണിക്കുന്നു
അത് പോലെ നിങ്ങൾക്ക് മറ്റ് ഓപ്ഷനുകളിലും ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള ചാർട്ട് ടൈപ്പ് ലഭ്യമാക്കുക പിയെ ൾട്ട്പോസെഗ്റ്റ് ആരിയ ൾട്ട്പോസെഗ്റ്റ് ബബിൾ ൾട്ട്പോസെഗ്റ്റ് അതുപോലെ ചൂസെ a ചാർട്ട് ടൈപ്പ് fieldന് താഴെയുള്ള മറ്റ് ഓപ്ഷനുകൾ
സ്റ്റെപ്സ് ഓപ്ഷന് താഴെ ഡാറ്റ രംഗെ എന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്
ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ട ഡേറ്റ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നു
ഡാറ്റ പ്ലോട്ട് ചെയ്യുന്നതിനുള്ള ഡിഫാൾട്ട് ഓപ്ഷൻ ഡാറ്റ സീരീസ് ഇൻ കോളംൻസ് ആണ്
പകരം ഡാറ്റ സീരീസ് ഇൻ rowsഉം നമ്മുടെ ഡേറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം
ഇത് നിങ്ങൾ നിങ്ങളുടെ ഡേറ്റയ്ക്ക് കോളംഞ്ചാർട്ട് സ്റ്റൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഉപയോഗപ്രദമായിരിക്കും
അവസാനമായി നിങ്ങൾക്ക് ഫർസ്റ്റ് റോവ് എഎസ് ലാബെൽ തിരഞ്ഞെടുക്കാം
അല്ലെങ്കിൽ ഫർസ്റ്റ് കോളം എഎസ് ലാബെൽ തിരഞ്ഞെടുക്കാം
അല്ലെങ്കിൽ രണ്ടും ചാർട്ടിന്റെ ആക്സസ് ലേബൽസ് ആയി തിരഞ്ഞെടുക്കാം
വീണ്ടും ഡാറ്റ സീരീസ് ഇൻ കോളം ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ നമ്മുടെ സാമ്പിൾ ചാർട്ടിൽ റിസീവ്ഡ് ഹെഡിംഗിന് താഴെ ഉള്ള ഡേറ്റ നീക്കം ചെയ്യണമെങ്കിൽ ആദ്യം ഡാറ്റ രംഗെ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് A1 ഐഎസ് ടോ F7 രംഗെ A1 ഐഎസ് ടോ D7 ആയി എഡിറ്റ് ചെയ്യുക
Receivedന് താഴെയുള്ള ഡേറ്റ ഇപ്പോൾ ചാർട്ടിൽ കാണിക്കുന്നില്ല
അടുത്തതായി നമുക്ക് ഡാറ്റ സീരീസ് നോക്കാം
നമ്മുടെ സ്പ്രെഡ് ഷീറ്റിൽ മൊത്തം 5 റൌസ് ഉണ്ട്
ചാർട്ടിൽ നിന്ന് റൌസ് നീക്കം ചെയ്യാനോ ചേർക്കാനോ അഡ് റിമൂവ് ബട്ടണുകൾ ഉപയോഗിക്കാം
അപ്പ് ഡൌൺ ബട്ടണുകൾ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ re orderഉം ചെയ്യാം
ചാർട്ടിൽ ഡേറ്റ എങ്ങനെ നല്കണം എന്ന് സിലക്റ്റ് ചെയ്ത ശേഷം ഡയലോഗ് ബോക്സിലെ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ചാർട്ട് സ്പ്രെഡ് ഷീറ്റിൽ ഇൻസെർട്ട് ചെയ്തിട്ടുള്ളത് കാണാം
ഇനി ലിബ്രിയോഫീസ് Calcൽ ചാർട്ട്സ് ഫോർമാറ്റ് ചെയ്യുന്നത് പഠിക്കാം
formattingനും ചാർട്ട്സിന്റെ രൂപം ഫൈൻ ട്യൂണ് ചെയ്യുന്നതിനുമായി ഫോർമാറ്റ് മെനുവിൽ വിവിധ ഓപ്ഷനുകൾ ഉണ്ട്
സ്പ്രെഡ് ഷീറ്റിൽ ഇൻസേർട്ട് ചെയ്ത ചാർട്ട് ഫോർമാറ്റ് ചെയ്യാം
ചാർട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് എഡിറ്റ് മോഡിൽ ആണെന്ന് സൂചിപ്പിച്ച് കൊണ്ട് ഗ്രേ ബോർഡറിൽ കാണുന്നു
ഇപ്പോൾ മെയിൻ മെനുവിലെ ഫോർമാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഡ്രോപ്പ് ഡൌൺ മെനുവിൽ വിവിധ ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾ ഉണ്ട്
ഫോർമാറ്റ് സെലക്ഷൻ പൊസിഷൻ ആൻഡ് സൈസ് അറേഞ്ച്മെന്റ് ചാർട്ട് വാൾ ചാർട്ട് ആരിയ തുടങ്ങിയവ
അവ ചാർട്ട് പൊസിഷൻ ചെയ്യുന്നതിനും ചാർട്ടിന്റെ റ്റൈറ്റിലും ബ്യാക്ക്ഗ്രൌണ്ടും അറേഞ്ച് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു
സാധാരാണ ഉപയോഗിക്കാറുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾ ഓരോന്നായി പഠിക്കാം
ഫോർമാറ്റ് സെലക്ഷൻ ഓപ്ഷൻ ചാർട്ട് ആരിയ എന്ന ഹെഡിംഗ് ഓട് കൂടിയ ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഇവിടെ മൂന്ന് ടാബ് കാണുന്നു ബോർഡർസ് ആരിയ ട്രാൻസ്പറൻസി ഡിഫാൾട്ട് ആയി ബോർഡർസ് ടാബ് സിലക്റ്റ് ചെയ്തിരിക്കുന്നു
ചാർട്ടിന്റെ ബോർഡറിന്റെ സ്റ്റൈലും നിറവും മാറ്റാം
അതിനായി സ്റ്റൈൽ ഫീൽഡിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂസ് തിരഞ്ഞെടുക്കുക
എന്നിട്ട് അത് പോലെ കളർ ഫീൽഡിൽ ഗ്രീൻ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇതനുസരിച്ച് ചാർട്ടിന്റെ ബോർഡറിന്റെ സ്റ്റൈലും നിറവും മാറുന്നത് ശ്രദ്ധിക്കുക
ടൈറ്റിൽ ഓപ്ഷൻ ചാർട്ടിന്റെ titleഉം axesഉം ഫോർമാറ്റ് ചെയ്യുന്നു
ആക്സിസ് ഓപ്ഷൻ ലൈൻസും ക്സ് Y axesലെ ടെക്സ്റ്റിന്റെ fontഉം ഫോർമാറ്റ് ചെയ്യുന്നു
ഈ ഓപ്ഷനുകൾ നിങ്ങൾ സ്വയം പരിശീലിക്കുക
ചാർട്ട് areaയുടെ ബ്യാക്ക് ഗ്രൌണ്ട് മാറ്റുന്നതിനുള്ള ഓപ്ഷനും Calcൽ ഉണ്ട്
ചാർട്ട് ഗ്രാഫിക്കിന് ചുറ്റുമുള്ള ഭാഗമാണ് ചാർട്ട് ആരിയ
ചാർട്ട് ആരിയ ഫോർമാറ്റ് ചെയ്യാനായി ഫോർമാറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാർട്ട് വാൾ സിലക്റ്റ് ചെയ്യുക
ചാർട്ട് വാൾ എന്ന ഹെഡിംങ്ങോടെ ഒരു ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
സ്റ്റൈൽ ഫീൽഡ് നമ്മുടെ അവസാനത്തെ ഓപ്ഷൻ ആയ കണ്ടിന്യൂസ് കാണിക്കുന്നു
കളർ ഫീൽഡിൽ റെഡ് ക്ലിക്ക് ചെയ്യുക
സൈസ് 020സിഎം ആക്കുന്നു
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ചാർട്ട് areaയുടെ നിറവും സ്റ്റൈലും മാറുന്നത് നിങ്ങൾക്ക് കാണാം
അടുത്തതായി ഒരു ചാർട്ടിലെ എലിമെന്റ്സ് resizeഉം moveഉം ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം
ഒരു ചാർട്ട് റിസൈസ് ചെയ്യാനായി സാംപിൾ chartൽ ക്ലിക്ക് ചെയ്യുക
ചാർട്ടിന് ചുറ്റും ഗ്രീൻ handleകൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം
ചാർട്ടിന്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ചാർട്ടിന്റെ നാലു മൂലകളിൽ ഒന്നിൽ കാണുന്ന മാർക്കറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക
ഒരു ചാർട്ട് നീക്കുന്നതിനായി ആദ്യം ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ കർസർ ചാർട്ടിന് മുകളിൽ എവിടെയെങ്കിലും വയ്ക്കുക
കർസർ ഒരു കൈ ആയി മാറുന്നത് കാണാം
ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് അത് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നീക്കുക
എന്നിട്ട് മൌസ് ബട്ടൺ വിടുക
നിങ്ങൾ ചാർട്ട് നീക്കി
അടുത്തതായി പൊസിഷൻ ആൻഡ് സൈസ് ഡയലോഗ് ബോക്സ് ഉപയോഗിച്ച് ചാർട്ട് റിസൈസ് ചെയ്യുന്നതെങ്ങനെ എന്ന് നോക്കാം
വീണ്ടും ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ചാർട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോണ്ടെക്സ്റ്റ് മെനുവിൽ പൊസിഷൻ ആൻഡ് സൈസ് സിലക്റ്റ് ചെയ്യുക
പൊസിഷൻ ആൻഡ് സൈസ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
ഇതിൽ ചാർട്ടിന്റെ ക്സ് Y പൊസിഷനും വീതിയും നീളവും സെറ്റ് ചെയ്യുന്നതിനുള്ള ഫീൽഡുകൾ ഉണ്ട്
X കോഓർഡിനേറ്റ് 100ഉം Y കോഓർഡിനേറ്റ് 083ഉം ആയി സെറ്റ് ചെയ്യാം
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
സെറ്റ് ചെയ്ത മൂല്യങ്ങൾക്ക് അനുസൃതമായി ചാർട്ട് ചാർട്ട് areaയിൽ പൊസിഷൻ ചെയ്യപ്പെടുന്നത് കാണാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ചാർട്ടുകൾ സൃഷ്ടിക്കുന്നത് അവ എഡിറ്റ് ഫോർമാറ്റ് ചെയ്യുന്നത്
സ്പ്രെഡ് ഷീറ്റിൽ ചാർട്ടുകൾ resizeഉം moveഉം ചെയ്യുന്നത്
ഒരു അസൈൻമെന്റ് practiceഓഡ്സ് സ്പ്രെഡ് ഷീറ്റ് തുറക്കുക
ഒരു പിയെ ചാർട്ട് ഇൻസേർട്ട് ചെയ്യുക
ചാർട്ടിനെ ഷീറ്റിന്റെ വലത് താഴെ മൂലയിലേക്ക് മൂവ് ചെയ്യുകയും റിസൈസ് ചെയ്യുകയും ചെയ്യുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ